നമസ്കാരം, സർ. സുനിൽ കുമാർ സർ അല്ലെ?

ആ. അതെ. അതെ. അരവിന്ദാ, പറയൂ. പറയൂ. മനസ്സിലായി. മനസ്സിലായി. സർ, നമ്മൾ ഇത് വരെ പാർട്ടി...നമ്മടെ പഞ്ചായത്ത് ഇലക്ഷനുള്ള പാർട്ടിയുടെ സ്ഥാനാർഥി പത്രിക ഇത് വരെ നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല സർ.

ഞാൻ പറയാൻ ഇരിക്കുവായിരുന്നു.നമ്മൾ അടിയന്തരമായിട്ട് യോഗം ചേരണം. ഓക്കെ? സർ, അടി...നമ്മൾ നാളെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് സർ. നമ്മൾ ഇതുവരെ.. സർ..നമ്മടെ പഞ്ചായത്തിന്റെ അകത്ത് നമ്മടെ പാർട്ടിക്ക് അകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത്കൊണ്ടാണ് സാറിനെ തന്നെ വിളിച്ച് ഇതിന് ഒരു തീർപ്പാക്കിയിട്ട് വേണം നമുക്ക്

സർ, സാറിന് എത്താൻ പറ്റുമോ സർ? നാളെ ഞായറാഴ്ചയാണ്. സാറിന് എന്തെങ്കിലും പരുപാടികളുണ്ടോ സർ?

ആ. അത് നാളെ...ഒരു... പരുപാടി.എത്ര മണിക്കാണെന്നാണ് പറഞ്ഞത്?

ആ. പത്ത് മണിക്ക് തുടങ്ങ് ...ഞാൻ ഒരു അര മണിക്കൂറിനുള്ളിൽ എന്തായാലും അങ്ങോട്ട് എത്തിച്ചേരും. ഓക്കെ? തീർച്ചയായും..ഞാൻ എത്തിച്ചേരും.

സർ എത്തും. സർ, ഇതിനൊരു തീർപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് ഇതാക്കാൻ.

ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. എന്നാലേ അത്...

അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തന്നെ നമ്മടെ കയ്യിന്ന് മിസ്സ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും സാർ..

പിന്നീട് ഈ ഇലക്ഷന് ഈ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ത്രീകൾക്ക് കൂടി അവസരം നൽകണം നുണ്ട് സാർ.. ങാ..ങാ...അത് നൽകും.വളരെ മികച്ചൊരു വിഷയമാണ്.ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാധീനം കൊടുക്കണം, അല്ലെങ്കിൽ സാന്നിധ്യം കൊടുക്കണം.എന്നാ മാത്രേ...ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുള്ളൂ... അത് വളരെ...എല്ലാ പഞ്ചായത്തിലും സംഭവിച്ച ഒരു കാര്യമാണ്... അല്ല സാർ, പഞ്ചായത്ത്കളിൽ..പഞ്ചായത്ത് തെരെഞ്ഞെടുപ്പിലൊക്കെ എന്തായാലും സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞങ്ങളും.

ങാ...ഓക്കേ, ഓക്കേ.വളരെ നന്ന്..പിന്നേട് എന്തൊക്കെയാണ്, പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള... സാർ, അത് ഞാൻ സാറിനോട് ചോദിയ്ക്കാൻ നിൽക്കുവായിരുന്നു സാർ..നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു...അതായത് എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന സർക്കാർ എടുത്ത്... ഒരു മാതൃകാ പഞ്ചായത്ത് എന്നുള്ള രൂപത്തിൽ ഒരു പദ്ധതി ഞാൻ കണ്ടില്ല സാർ, അങ്ങനെയെന്തെങ്കിലും നമുക്ക് ആവിഷ്കരിക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നമുക്ക്... പാർട്ടിയെക്കുറിച്ച് പറയുമ്പോഴേ..ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്പില് നമ്മുടെ പാർട്ടിയിൽ നിന്നും ഒരു പഞ്ചായത്ത് വളരെയധികം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയുണ്ടായി, അത് മലപ്പുറം അരൂർ ഗ്രാമപ്പഞ്ചായത്ത് ആയിരുന്നു. മ്.. അവിടെ എന്താ നു വച്ചുകഴിഞ്ഞാൽ ഉന്നതവിദ്യാഭ്യാസത്തിന് വേണ്ടീട്ട് ഒരുപാട് രീതിയിലുള്ള പ്രോത്സാഹനം നൽകുകയും ഒരുപാട് പേര് ഈ ഉന്നതവിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരാനും ആ ഒരു, ആ ഒരു... സാർ അത് വളരെ നല്ലൊരു തീരുമാനമാണ്.

പക്ഷെ അതിനപ്പുറം നമ്മുടെ പഞ്ചായത്തി ഈ അതായത്.. ശരിയാണ്, നമ്മുടെ ഈ ചേർത്തലയെക്കുറിച്ച് പറയുമ്പോ...

സാമ്പത്തികമായിട്ടും കുറച്ചു പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമാണല്ലേ ചേർത്തല? അതെ, അതെ, ഒരുപാട് ആളുകൾ.. മ്...മ്... ജോലി ഇല്ലാതെ സാർ ഇരിക്കുന്നുണ്ട്.ഇതിനെന്തെങ്കിലും ഒരു...എല്ലാ പഞ്ചായത്തിലും ഇതുണ്ടാകും, സ്വാഭാവികമാണ് സാർ..അതിന് നമുക്കെന്തെങ്കിലും ഒരു പദ്ധതി മുന്നിൽ കണ്ടൂടെ സാർ? മ്..............ങാ...സർക്കാരിൽ നിന്ന് നമുക്ക് സഹായം അഭ്യർത്ഥിക്കാല്ലോ, നമ്മുടെ അങ്ങനെയാണെങ്കി എല്ലാ പഞ്ചായത്തുകളും നമുക്ക് ഈ തെരെഞ്ഞെടുപ്പിൽ പുഷ്പം പോലെ പിടിച്ചെടുക്കാൻ സാർ.. മ്, മ്, മ്...ആയിക്കോട്ടെ.അപ്പൊ എന്തായാലും പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും താങ്കൾക്കുണ്ടാകും, താങ്കൾ ധൈര്യമായിട്ട് മുന്നോട്ടു പോവുക...നമ്മളെല്ലാവരും കൂടെത്തന്നെയുണ്ടാകും... സാർ, ഇത് സർക്കാർ തന്നെ ഒരു...എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാകുന്ന രൂപത്തിൽ സർക്കാർ തന്നെ ഒരു...സർക്കാർ ഔദ്യോഗികമായിത്തന്നെ ഇത് പുറത്തിറക്കിക്കൂടെ? ഇതൊരു മാർഗ്ഗരേഖയാക്കിയിട്ട്?

സാർ, ഇത് പാർട്ടിയുടെ ഔദ്യോഹിക ദേശീയ കമ്മിറ്റി ചര്ച്ചകള് ചെയ്ത് മുന്നോട്ടുവയ്ക്കുമോ സാർ? അതെന്തായാലും വായിക്കും, തീർച്ചയായും വയ്ക്കും. ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാന് ഗൗരവമായി ... ഈ തെരെഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരുന്ന കാലങ്ങളിലൊക്കെ ഇത് നമുക്കൊരു വല്യ കൈമുതലാകും സാർ. ഓക്കേ, ഓക്കേ.ഓക്കേ.ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തായാലും തീർച്ചയായും ചർച്ച ചെയ്യും. ഓക്കേ? സാർ പിന്നീട് ഞമ്മടെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് ബാധിക്കുമോ ന്...നമ്മുടെ നാട്ടിലെ ആഭ്യന്തര പ്രശ്‍നങ്ങൾ ബാധിക്കുമോന്നൊരു പേടിയുണ്ട് സാർ...

സാറിന്റെ വരവ് നമ്മൾക്ക് അത്യാവശ്യമാണ് സാർ..അല്ലെങ്കിൽ ഈ പഞ്ചായത്തുവരെ...

അതെയതെ, മറ്റ് പാർട്ടികളൊക്കെ ഒരു വജ്രായുധമായിട്ട് കയ്യിൽ വച്ചുനടക്കുന്നത് ഇത്തരം പ്രഖ്യാപനങ്ങളാണ്, അപ്പൊ ഒരിക്കലുമൊരു വിഷയത്തില് വീഴ്ച വരുത്തരുത്. അതെ, നമ്മൾ... ചില ആളുകളൊക്കെ സ്ഥാനാർഥി ആയിട്ടില്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുമെന്നുവരെ പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട് സാർ.. അത് നമ്മുടെ അഞ്ചു മെമ്പർ വരെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരവസ്ഥ. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ ആ ഒരു തെക്കേ ഭാഗത്തുള്ള ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ? കുടുംബപ്രശ്നങ്ങള്? ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട്.ഒരു സാർ, അത് ഞങ്ങൾ..തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലാ എന്ന് പാർട്ടിക്ക് 100% ഉറപ്പുനൽകുന്നു സാർ.. അതുകൊണ്ടാണ് സാറിനോട് ഇത് പറയാത്തത്. ഉറപ്പാണല്ലോ അല്ലെ? ഉറപ്പാണല്ലോയല്ലെ? സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിന്റെ തല്ലിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു...അത് എന്തായിരിക്കും? നിങ്ങടെ...പാർട്ടി കൺട്രോളിൽ തന്നെയല്ലേ? അതെ, ഇത് പാർട്ടിയിനെ ഒരു രൂപത്തിലും ബാധിക്കില്ല സാർ..അത്..

അപ്പൊ കുഴപ്പമില്ല, ഓക്കേ, ഓക്കേ. ഞാന് വളരെയധികം ഭയപ്പെട്ടൊരു വസ്തുതയായിരുന്നു. അത് എന്തെങ്കിലും കോലാഹലങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ....

സാർ എന്ത് വിലകൊടുത്തും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ കയ്യിലേക്കെത്തണം, അതല്ലേ സാർ?

സാർ, നമ്മുടെ പഞ്ചായത്ത്..ഒരു..ആഭ്യന്തര പ്രശ്നങ്ങൾ തീർന്നാൽ നമ്മുടെ പഞ്ചായത്ത് സുരക്ഷിതമാണ് സാർ..

ഓക്കേ, ഓക്കേ, അപ്പൊ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുക.. ങാ..അതേയതേയതേ..അതിനുള്ള പ്രവർത്തനങ്ങളാണ് നോക്കേണ്ടത്, സാമ്പത്തികപരമായിട്ട് എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും വിളിക്കുക..നമ്മുടെ പാർട്ടി കൂടെയുണ്ട്, ഓക്കേ?

പിന്നീട് എന്തൊക്കെയാ അരവിന്ദ,.പറയൂ....വേറെ..ഇനി നാളെ വരുമ്പോ കാണാം, ഓക്കേ? സാർ നാളെ എന്തായാലും വരണം സാർ, മറക്കരുതേ.. എന്തായാലും വരും, മറക്കൂല, ഒരിക്കലും മറക്കൂല..എന്തായാലും വരും, തീർച്ചയായും വരും...